അല്ല supporter's ആണേ കൊഴപ്പമില്ല. നമ്മടെ കൂടെ കളിക്കാന്‍ interest ഒണ്ടാവും. നേരെമറിച്ച് നമ്മള് എന്തു ചെയ്താലും നമ്മളെ negative മാത്രം നോക്കണെ ആണേ നമ്മക്ക് കളിയ്ക്കാന്‍ ഉണ്ടാവുല. ഒന്നുംണ്ടാവൂല ചെലപ്പോ team ഇന്‍റെ ആള്‍ക്കാരൊക്കെ support ഉള്ളപ്പോഴേ അതുകൊണ്ട് കളിക്കാനും interest ഉണ്ട്. ഇപ്പൊ ഞങ്ങളെല്ലാരും ഒരു ഒത്ത ഉണ്ടാകുന്നോണ്ട് ജയിക്കണ്ട്. നിങ്ങളെങ്ങനെയാ ഇപ്പൊ? ആഹ് ഞാന്‍ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് കൊറച്ചു പേര് ആയിട്ട് കൊഴപ്പമില്ല. കളീം കാര്യങ്ങളുമൊക്കെ പണ്ടേ ഞങ്ങള് കളിക്കുമ്പോ ഞങ്ങടെ ഒരു number ഉണ്ടാരുന്നു. number ഇല്‍ കളിച്ചപ്പോ ഞങ്ങളിപ്പോ IPL ലത്തെ അവരത് ബാംഗ്ലൂര്, ഡല്‍ഹി, ചെന്നൈ, മുംബൈ ഇങ്ങനെ മൂന്നാല് team ആയിട്ട് ഡല്‍ഹി കൊല്‍ക്കത്ത അങ്ങനെ മൂന്നാലഞ്ച് team ആയിട്ട് ഞങ്ങളെ വേര്‍തിരിച്ചു ഇങ്ങനെ കളിച്ച ഒരു team ഇല് നാലാള് അതായത് ഇപ്പൊ കൊല്‍ക്കത്തേടെ player's ആണേ നാലാള് മാറി ക്കും. ചെന്നൈ ന്‍റെ നാലാള് മാറി ക്കും മുംബൈന്‍റെ ആണേ നാലാള് മാറി നിക്കും. അങ്ങനെ team ആക്കി team ആക്കി അങ്ങനെ കളിച്ചു ഒരു team ഇന് ചെലപ്പോ ഒന്നോ രണ്ടോ കളി കൊടുക്കും. ആ കളിയില്‍ ജയിച്ചു ജയിച്ചാല്‍ final. cup ഉം, കാര്യങ്ങളും ഒക്കെ ഉണ്ടേ അതെന്തു രസമല്ലേ കളീന്നു പറഞ്ഞു പണ്ടൊക്കെ കളിക്കുമ്പോ. അന്ന് ഇതേമാതിരി കളിക്കുന്നതിനിടയ്ക്ക് ഒരാള് അതായത് ഒരു over ഇല്‍ ആറു six ഇവര് അടിച്ചിട്ടുണ്ട്. നല്ല interest ഉള്ള കളിയാണ് കാണുമ്പോള്‍. ആ bat ചെയ്യുമ്പോള്‍ നല്ല സന്തോഷവും ഉണ്ട്. എന്നാല്‍ ball ചെയ്തതില്‍ ഭയങ്കര സങ്കടവുമുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയില്‍ ആകുമ്പോള്‍ ഭയങ്കര മോശാണ്. പിന്നെ നിങ്ങള് നിങ്ങടവിടെ കളിക്കുമ്പോള്‍ ഒരു over ഇല്‍ ആറു six ആരേലുമൊക്കെ അടിച്ചിട്ടുണ്ടോ? അങ്ങനെ ആറു six ഒക്കെ അടിച്ചവരുണ്ട്. ഏ അതുകാരണം ആദ്യത്തെ കളിക്കാര് player's ഒക്കെ അങ്ങനത്തെ നല്ല കളിക്കാരയിരുന്നു.

ഒരുത്തന് അഞ്ചു six അടിച്ചിരുന്നു. ഐവാ ഹബ്ബ എന്നഒരു വ്യക്തിയുണ്ടായിരുന്നു. അവന് നല്ല കളിയാണ്‌. ഇപ്പോഴത്തെ വിയറ്റ്നാം കളി season ഇല് നല്ല form ഇലാണവന്. കാരണ interest കാരണം ഞങ്ങള്‍ക്കൊന്നും തന്നെ ഒരു interest ആക്കാന്‍ വന്നു ഒരു team കളിക്കുമ്പോ. അപ്പൊ ഞങ്ങള് ജയിച്ചു പോകുന്നുണ്ട്. അല്ലാ നിങ്ങടെ അവിടെ കളിയ്ക്കാന്‍ ground എങ്ങനെയാ? വലിയാ ground ഒക്കെ എങ്ങനെയാ? ആഹ് ഞങ്ങടെ gorund എന്ന് വച്ച് കഴിഞ്ഞാല് അതായത് ഞങ്ങടവിടുന്നു ഇപ്പൊ ഒരു kilometer ഒന്നര kilometer പോണം. ഞങ്ങടേത് kilometer പോയിക്കഴിഞ്ഞാല്‍ ഒരു ചൊടല മാതിരി ഒരു സ്ഥലോണ്ട്. അതായത് നമ്മടെ ഈ ചൊടല എന്ന് പറഞ്ഞ ഒരു സ്ഥലോണ്ട്. അനക്കറിയുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലോണ്ട്. അവിടെ പറങ്ങാണ്ടി തോട്ടാണ്. അതിന്‍റെ എടയില് round ആയിട്ട് ഒരു ground ഉണ്ട്. Ground ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല്‍ ground ആണ്. ഞങ്ങള് football ഉം അതിതന്നെ കളിക്കല്. Cricket ഇന്‍റെ season ആകുമ്പോ cricket ഇല് അതിതന്നെ കളിക്കല്. നടന്നിട്ട് പോകുമ്പോ ഇപ്പൊ കൊഴപ്പമില്ല. വണ്ടീം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവോണ്ട് ഞങ്ങള് ഞങ്ങള് bike ഇലും, കാര്യങ്ങളിലും ഒക്കെ പോയിട്ടാണ് ഇപ്പം കളിക്കല്. എന്നാല്‍ ground ആയിട്ട് ഞങ്ങള്‍ക്കില്ല. പിന്നെ ഇങ്ങടെ അവിടെ നാട്ടില് ground ആയിട്ട് ഉണ്ടോ?

forest ആണ്. അതില് forest ഇന്‍റെ center ഇല് ഒരു ground ഉണ്ട്. അപ്പൊ അതില് ഞങ്ങള് കളിക്കൂന്നല്ലാതെ വല്യ ground ഒന്നുമില്ല. ആദ്യത്തെ ground ഞങ്ങള് പാടത്ത് ഒക്കെയാ കളിച്ചിരുന്നത്. ഇപ്പൊ കൊറച്ച് forest ഇല്. ആദ്യം ആരെങ്കിലും ഇപ്പൊ ഞങ്ങള് എന്താ forest കാരോട് ചോദിച്ചിട്ട് ഇപ്പൊ അവിടെയാ കളിക്കല്. നിങ്ങളെങ്ങനെ ഈ forest ഇലോ അതോ വേറെങ്ങനെയാ കളിക്കല് ഇപ്പം. ഞങ്ങള് ഈ പറഞ്ഞമാതിരി ഞങ്ങള് ആദ്യം പാടത്ത് കളിച്ചേക്കണു. അതേപോലെ rubber അതേപോലെ quarry quarry നികത്തിയ സ്ഥലങ്ങളുണ്ടാവും. അവിടെ ഒക്കെ പോയിട്ട് ഒരു പാട് സ്ഥലത്ത് കളിച്ചേക്കുന്നു. പണ്ട് മുതല് ആദ്യം ഞങ്ങടെ കളി എന്ന് വച്ച് കഴിഞ്ഞാല് ഈ rubber ഉണ്ടാരുന്നു rubber തോട്ടം. അതിന്‍റെ

അവിടെ quarry വന്നു. Qwarry വന്നപ്പം quarry വന്നപ്പം ഞങ്ങളാ ഉടമസ്ഥനോട് ചോദിച്ചു. ഞങ്ങള് കളിക്കട്ടെ എന്ന് ചോദിച്ചു. അതിനകത്ത് interest ഇന്‍റെ പ്രായമല്ലേ. പത്തും പതിനഞ്ചും ഇരുപതും വയസായ ചെറുപ്പക്കാര് ആരുന്നു. എന്ന് വച്ചാ കളീന്‍റെ ഒരു പ്രായാണ്. അപ്പൊ ഞങ്ങള് അയാളോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ആഹ് എടുത്തോളിന്‍ കുഴപ്പമില്ലാന്ന്. പക്ഷേ അവിടെ ഞങ്ങള് കൊറേ കാലം കളിച്ചു. അയാള് പിന്നെ അതിനുശേഷം rubber വിച്ചു. അപ്പൊ ഞങ്ങടെ സ്ഥലം പോയി. അതിനുശേഷം ഞങ്ങൾ പാടത്ത് കളിച്ചു. പാടത്ത് മാതിരി കളിച്ചപ്പോൾ പിന്നെ അയാൾ സ്ഥലം അയാള് കൊടുത്തു. ബാക്കി അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് പുതിയതായിട്ട് വന്ന ground ആണ് ഇപ്പം ഞങ്ങള് പറഞ്ഞ ചൊടല എന്ന സ്ഥലത്തുള്ള ground. ഇപ്പൊ കൊഴപ്പമില്ലാത്ത രീതിയിലാണ്‌ ഞങ്ങള് കളിച്ചു വരുന്നത്. ഞങ്ങടെ പ്രായത്തിന്‍റെ ആള്‍ക്കാര് കമ്മിയാണ്. എന്നാലും ചെക്കന്മാരെ കൂട്ടിട്ട് ഞങ്ങള് കളിക്കാന്‍ പോകലുണ്ട്. പിന്നെ അന്‍റെ team ഇന്‍റെ കാര്യങ്ങളൊക്കെ team ഇന് ജയിച്ചു വരുന്നുണ്ടോ? നിലവില്. ആഹ് ഇപ്പൊ ദാ ഇന്നത്തെ match ഇല് ഞങ്ങള് ജയിച്ചിരിക്കയാണ്. കൊറച്ചു വല്യ ഒരു form ഉണ്ടാരുന്നു. പക്ഷേ ഞങ്ങള്‍ക്ക് ഭാഗ്യം ഇല്ലാത്ത കളിയായി പോയി. നല്ല കളിയൊക്കെ ഉണ്ടാരുന്നു. Playe's നല്ല കളിക്കുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം ഇല്ല. മറ്റേതു രണ്ടുമൂന്നു കളി തോറ്റിരിക്കണു. ഇപ്പം ദാ ഇന്നത്തെ match ജയിച്ചിരിക്കയാണ്. അല്ല ഇപ്പൊ cricket കളിക്കാന്‍ ആള്‍ക്കാര് ഒണ്ടായേക്കൊണ്ട് ഇവിടേ പണിക്കൊക്കെ പോണ ചെറുക്കന്മാര് ആള്‍ക്കാര് കമ്മിയാ ഞങ്ങള്‍ടെ അവിടെ അധികം ആള്‍ക്കാര് ഉണ്ടാവില്ല. പണിക്കും, work ഇനും ഒക്കെ പോണോണ്ട്. അവിടെ എങ്ങനെയാ? കളിക്കാന്‍ നല്ല ആള്‍ക്കാരുണ്ടോ? ഇവിടെ ഇപ്പൊ ജ്ജ് പറഞ്ഞ മാതിരി തന്നെ ആള്‍ക്കാര് കമ്മിയാണ്. എന്തെന്ന് വച്ചുകഴിഞ്ഞാല് അതായത് നമ്മടെ രീതിയിലുള്ള ചെക്കന്മാരോക്കെ കൊറേ ആള്‍ക്കാര് ഗള്‍ഫില് പോയി. കൊറേ ആള്‍ക്കാര് പണീം കാര്യങ്ങളുമായി പറ്റാത്ത അവസ്ഥയിലാണ്. കളിന്നൊക്കെ ഒഴിവാക്കാണ്ടാന്നു വച്ച് അതായത് ചെലര് പെണ്ണും കാര്യങ്ങളും കെട്ടി അങ്ങനെ പോയി. കൊറേ ആള്‍ക്കാര് ഗള്‍ഫിലായി. അപ്പൊ പിന്നെ ഞങ്ങള് എന്തു ചെയ്യും എന്ന് വച്ച് കഴിഞ്ഞാല് ഞങ്ങടെ എന്‍റെ age ഇലുള്ള നാലഞ്ചു ചെറുക്കന്മാരുണ്ടാകും. ബാക്കി plus one plus two ഒക്കെ പഠിക്കുന്ന ചെറുക്കന്മാരുണ്ടാകും. കൂട്ടി അങ്ങട്ട് കളിക്കയാണ്. അവരെ കൂട്ടി കളിക്കുമ്പോള്‍ നമുക്ക് പഴയൊരു ആ കളീന്‍റെ feel ഞമ്മക്ക് കിട്ടിട്ടുണ്ട്. എന്നാലും ഞമ്മള് കളിയല്ലേ. അപ്പൊ ഞമ്മള് കളീന്‍റെ രീതിയില് അങ്ങനെ കൊണ്ട്പോവാന്നെ ഉള്ളൂ. ഏ പിന്ന IPL ഇല്‍ ബാംഗ്ലൂരിനെ കുറിച്ചിട്ട്‌ എന്താണ് അന്‍റെ അഭിപ്രായം. IPL ബാംഗ്ലൂര് വച്ചിട്ട് ഇപ്രാവശ്യം വലിയ form ഇല്ല. എന്നാലും കുഴപ്പമില്ല. എല്ലാം കളിക്കണുണ്ട്. പക്ഷേ കഴിഞ്ഞ season അത്തെ ആ form ആവുന്നില്ല ഇപ്പൊ കുറവാണ്. അന്‍റെ team ഏതാണ് IPL മുംബൈ അല്ലേ. മുംബൈന്‍റെ form എങ്ങനെയാ ഈ പ്രാവശ്യം? മുംബൈ ഞാന്‍ പറഞ്ഞില്ലേ. പണ്ടത്തെ പോലത്തെ ആ form ഒന്നുമില്ല. പണ്ട് നമ്മടെ സച്ചിന്, ജയസൂര്യ, പൂണ്ടിംഗ് ആ time ഇല് ഉണ്ടായിരുന്ന കാലത്തെ ഒന്നും ഇല്ല. അടിപൊളി കളികളും, കാര്യങ്ങളും ആയിരുന്നു. ഇപ്പൊ എന്തെന്ന് വച്ച് കഴിഞ്ഞാല് ഇപ്പൊ തുടര്‍ച്ചയായിട്ടു ഇപ്പൊ season ഇല്‍ first അതായത് ഒന്നും രണ്ടും കളിയൊക്കെ തോറ്റ് കഴിഞ്ഞ season വരെ ഒമ്പത്, പത്ത് സ്ഥാനത്തേക്ക് നിന്നില്ലേ. അതിന്‍റെ മുമ്പൊക്കെ season ഇല്‍ ഒന്നാം സ്ഥാനത്ത് വരെ നിന്ന team ആണിപ്പോ. എന്താന്നറിയില്ല. തീരെ ഒരു form ആയിട്ടില്ല നമ്മടെ team എന്താ സംഭവം എന്നുല്ലേ എനിക്ക് പോലുമറിയില്ല. പിന്നെ ബാംഗ്ലൂര് നിലവില് cup അടിച്ചിരിക്കണോ? ബാംഗ്ലൂര് നെലവില് cup എടുത്തിട്ടില്ലാന്നാ എന്‍റെ അറിവില് ഏ ബാംഗ്ലൂര്‍ ഇനി പ്രാവശ്യം എടുക്കുവോന്നു അറിയില്ല. കാരണം ഇല്ല team ഇല്ല. ഓ ഞാനീ cricket ആദ്യം കാണലില്ല. ഈ ബാംഗ്ലൂരിനു വേണ്ടി ഇപ്പൊ എനിക്ക് വല്യ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കാണലില്ല. support ചെയ്തു നിക്കണോണ്ട് cricket കാണുന്നെന്ന് മാത്രം. അല്ലാതെ വല് interest ഇല്ല. അങ്ങനെ ഈപ്രാവശ്യം എന്‍റെ team മുംബൈ cup എടുക്കും. ഈ പ്രാവശ്യം എന്‍റെ ഒരു അഭിപ്രായത്തില്‍ മുംബൈ cup എടുക്കുമോ എന്ന് ചോദിച്ചാല്‍ എടുക്കാന്‍ chance കമ്മിയാ. കാരണം അത്രയ്ക്കും വല്യ ഒരു form ഇലല്ല ഇപ്പൊ ഓര് നിക്കണത്. ഓലിപ്പോ കഴിഞ്ഞ season പോലെ ഒന്നുമല്ല. കഴിഞ്ഞ കൊറച്ച് season ഉകള്‍ ഉണ്ടാരുന്നു. മുംബൈ എന്ന് പറഞ്ഞാ അതായത് എതിര്‍ team നെ ഭയന്നൊരു player's ഉം, കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു form ഇല്ലാത്ത കളിക്കാരണതില്. അതായത് manangement ഇന് ഒരു ബുദ്ധി ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഒരു പാട് catch ഉണ്ട്. catch ആര്ക്കും വേണ്ടി അതായതു കളിക്കു വേണ്ടി ചെലവാക്കണില്ല. വെറുതെ ഏതേലും പൊറത്ത് നിന്നുള്ള രണ്ടുമൂന്ന് ചെക്കന്മാരെ എറക്കി എങ്ങാണ്ട് കളിപ്പിച്ചിട്ടു കാര്യമില്ല. form ഉള്ള ആള്‍ക്കാരെ ഇറക്കണം. അവര് വെറുതെ catch ഇങ്ങനെ എറിയുന്നുണ്ട്. ആര്ക്കോ വേണ്ടി എറിയ്കയാണ്. പക്ഷേ അവരെയൊന്നും കളിക്കാത്ത ആള്‍ക്കാരെ വെറുതെ എടുത്തിട്ടു കാര്യമില്ലല്ലോ. പിന്നെ ബാംഗ്ലൂര് ഇപ്പൊ നെലവില് കളിക്കാരൊക്കെ ഉണ്ടോ? ബാംഗ്ലൂരില് ഇപ്പൊ ആഹ് കൊഴപ്പമില്ലാത്ത രീതിയില്‍ കളിക്കാര് ഉണ്ട്. എന്നാലും ആള്‍ക്കാര് കമ്മിയാണ്. അത്യാവശ്യം കൊറച്ച് ആള്‍ക്കാര് ഉണ്ട്. എന്നാലും ഓര് പോരാ എന്നാലും. team cup എടുക്കാനൊന്നും ഈ ആള്‍ക്കാര് പോരാ. ഈ form ഇല് പോയാ cup എടുക്കൂന്നു തോന്നണില്ല. അതിനാല്‍ അത്ര വലിയ player'sform ഇല്‍ അല്ല എല്ലാ player's ഉം പ്പൊ ഞങ്ങടെ അവിടെ കളിക്കണതിലെ ആഹ് ആദ്യം കളിച്ചോണ്ട് ഇരിക്കുമ്പോ ഒരാളുടെ സ്ഥലത്താ ഞങ്ങള് കളിച്ചിരുന്നെ. ഇപ്പൊ കൊറച്ച് കാലായിട്ടേ അയാള് വന്നു പറഞ്ഞു. അവിടെ ഇവിടെ കളിക്കരുതേ. എനിക്ക് ഇവിടെ വേറെ കൃഷി നടാനാണ്. അങ്ങനൊക്കെ പറഞ്ഞിട്ട്‌ ഞങ്ങടെ ground പോയി. ഇപ്പൊ ഞങ്ങക്ക് ground ഇല്ല. ഞങ്ങള്‍ക്ക് ഇപ്പൊ കളിയോന്നൂല്ല ഇപ്പൊ. ഞങ്ങള്‍ക്കിപ്പം terrace ഒക്കെ കളിക്കാന്‍ പോയെങ്കില്‍ പോയി. അല്ലാതെ ഇപ്പൊ പഴയ മാതിരി കളിക്കാനൊന്നും പറ്റില്ല. അതിന്‍റെ ഒരു വെഷമത്തില്‍ നില്‍ക്കുകയാണ് ഞങ്ങള്. അവിടുത്തെ എല്ലാരും. നിങ്ങള്‍ടെ അവിടെ എങ്ങനെയാ? ഇങ്ങക്ക് ground കളിക്കാന്‍ സ്വന്തത്തിനുണ്ടോ? ഞങ്ങക്കും നീ പറഞ്ഞപോലെ തന്നെ ground ഉം കാര്യങ്ങളും കമ്മിയാണ്. എല്ലാം ground ഇലും ഇതെ പോണക്ക് കളിച്ചു പോണു. ഞാന്‍ പണ്ട് കൊറച്ച് മുന്നേ പറഞ്ഞപോലെ ഞങ്ങള് ആദ്യം rubber ന് കളി തുടങ്ങിയത്. ഇപ്പൊ അവിടുന്ന് ചൊടല വരെ എത്തി. ഞങ്ങളടെ കളി interest കാരണമാണ് ഞങ്ങളിപ്പോ ഞങ്ങളീ കളി കളിക്കുന്നത്. ഇപ്പൊ ഓരോ season ഇലും ഇപ്പൊ നോമ്പ് ആയോണ്ടാണ് ഞങ്ങള് പതുക്കെ അല്ലെങ്കില് ഞങ്ങളീ time ഇല് football കളിക്കേണ്ട ആള്‍ക്കാരാണ്. അപ്പൊ ഓരോ അപ്പൊ ഈ നോമ്പിനെ ഉള്ളൂ ഈ cricket നടക്കുക. അല്ലാത്തെ time ഇല് എല്ലാവരും ഒന്നാമത് ഈ ലോകത്ത് ഏറ്റവും കൂടുതല്‍ ആരാധകര്‍ ഉള്ള ഒരു കളിയാണ് football. അപ്പൊ എല്ലാവരും അതിന്‍റെ പിന്നാലെ ചെക്കന്മാര് മൊത്തം അതിന്‍റെ പിന്നാലെയാണ്. Cticket ന്ക്ക് പഴയ പോലെ പഴയ ഒരു കളിക്കാര് കളിക്കണ പോലെയൊന്നും ഇപ്പോഴത്തെ ചെക്കന്മാര് കളിക്കണില്ല എന്നാണ് എന്‍റെ ഒരു അവസ്ഥയില് എന്‍റെ ഒരു കാഴ്ചപ്പാടില് തോന്നണത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ football ആണ് addict ആയി കിടക്കുന്നത് cricket interest വന്നുകഴിഞ്ഞാൽ നല്ല കളിയാണ് പിന്നെ Indian team ഇനെ കുറിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്?

player''s ഒക്കെ കുറവാണ്. എങ്ങനെയാ അന്‍റെ നിലവിലത്തെ team കള്‍ indian team ഒക്കെ എങ്ങനെ പോണു. നരവിലത്ത് ടീം ഒക്കെ എങ്ങനെ പോണു. നീ പറഞ്ഞ പോലെ തന്നെ Indian team ഇൽ player's കമ്മിയാണ്. പഴയ സച്ചിന്‍, ദ്രാവിഡ്, ലക്ഷമണ്‍, ഗാംഗുലി, അതേപോലെ നമ്മുടെ , ഇങ്ങനെ കൊറച്ച് പിന്നെ അനില്‍ കുംബ്ലെ കുംബ്ലെ ഒക്കെ എന്ന് വച്ച് കഴിഞ്ഞാല്‍ ഒര test ഇല്‍ തന്നെ പത്ത് wicket തന്നെ നേടിയിട്ടുണ്ടത്രെ. ഞാന്‍ കേട്ടിട്ടുള്ളയാണ്. കാരണം നമ്മക്ക് കളി കാണാനുള്ള ആയ ഒരു പ്രായം എത്തിയിട്ടില്ല. അപ്പൊ പത്ത് wicket ഇടും ആ ഒരു test ഇല് ആ ഒരു team ഇല്‍ പത്ത് ആള്‍ക്കാരെ ഉള്ളൂ കളിക്കാന്‍. പത്ത് wicket വരെ നേടിയ ഒരു കളിക്കാരനും പോലും ഇന്ത്യക്ക് വേണ്ടി അഭിമാനത്തോടെ നമ്മക്ക് പറയാം. അങ്ങനെ വലിയ കളിക്കാര് വരെ ഉണ്ടായിരുന്നു. പക്ഷേ, ഇപ്പം team വളരെ മോശമാണ്. ഇപ്പൊ ഇതേമാതിരി ഇന്ത്യ - ഓസ്ട്രേലിയ തമ്മിലുള്ള ഒരു കളിയാണ്‌ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം നടന്നതില് test നമ്മുടെ ഇന്ത്യ രണ്ടുമൂന്നു എടുത്തു. ശേഷം ഒരു ഏകദിനം നടന്നിരുന്നു. ആ ഏകദിനം രണ്ടേ ഒന്നിന് ഇന്ത്യ തോല്‍ക്കുകയാണ് ചെയ്തത്. കാരണം, അത്രേം വളരെ മോശം പ്രകടനമാണ് അവര് കാഴ്ച വച്ചത്.

നല്ലൊരു player അല്ലേ ഇപ്പൊ. എന്ന് പറഞ്ഞാ cricket ഇലും, എല്ലാത്തിലും അവന്‍റെ smartness എല്ലാത്തിലും ഇഷ്ടപ്പെടുന്ന Cricket ഇഷ്ടപ്പെടുന്ന ഏതൊരു player ഉം ധോണിയെ ഇഷ്ടപ്പെടും. കാരണം അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്. കാരണം, കളിയിലായാലും, സ്വഭാവത്തിലായാലും എന്തിലായാലും നല്ലൊരു മനുഷ്യനാണ്. കാരണം, അയാളെ കളിയില് കാണുമ്പോള്‍ തന്നെ ഈ വയസില് അയാള് കളിക്കാന്‍ പറ്റുന്ന തന്നെ cricket ലാണേ ഇങ്ങനെ ഒരു player അന്‍റെ അഭിപ്രായം എന്താ ധോണീനെ പറ്റീട്ട്. നീ പറഞ്ഞ പോലെ തന്നെ ധോണി എന്ന് വച്ച് കഴിഞ്ഞാല്‍ നല്ല ഒരു അടിപൊളി player ആയിട്ടാണ് നമ്മള് കണക്കാന്‍ പറ്റൂ. ഇപ്പൊ കഴിഞ്ഞ അതായത് ആള്‍ക്ക് ഇപ്പം കഴിഞ്ഞ january നാല്‍പത്തിയൊന്നു വയസുണ്ടെന്നു. കഴിഞ്ഞ മിനിഞ്ഞാന്ന്‍ ഇപ്പൊ ചെന്നൈ ഒരു team തമ്മില്‍ ഒരു നടക്കുകയുണ്ടായി. പന്ത്രണ്ട് ball ഇന് ഒരു over ഇല്‍ ഇരുപത്തിയൊന്നായപ്പോള്‍ ധോണിന്‍റെ സന്ദീപ് എന്ന് പറഞ്ഞ ധോണിയെ കണ്ടതും പേടിച്ചു. കാരണം ലോകം കണ്ട finisher ഇല്‍ വച്ച് ഒരാളാണ് cricket ഇല്‍. അപ്പൊ അയാള്‍ first രണ്ടു wide എറിഞ്ഞു. wide എറിഞ്ഞു പിന്നെ രണ്ടു ball fix ഇലാണ് അടിച്ചത്. കാരണം ഇത്രയ്ക്കും വയസായിട്ടും അയാള് അയാള്‍ടെ കരുത്ത് അയാള് തെളിയിക്കണു. അടിപൊളി player ആണ് എന്നാ പറഞ്ഞത്. ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ടു world cup trophy വരെ നേടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ champions trophy വേറെ നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ keeper നല്ല അടിപൊളി keeper ലോകം കണ്ടതില്‍ വച്ച് ഏറ്റവും നല്ല keeper ആയിട്ടുണ്ട്‌. അയാള്‍ അദ്ദേഹത്തെ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. വില്‍ ക്രെസ്റ്റ് വരെ അയാളെ താഴെ ആണ് കെടക്കണത്. ഓസീസ് player ആയ വില്‍ ക്രെസ്റ്റ് അയാളുടെ താഴെ ആണ് ഇപ്പളും കിടക്കുന്നത്. പിന്നെ cricket ഇല് എന്‍റെ favourite player ആരാണ്? Cricket ഇല് എന്‍റെ ഇപ്പോഴത്തെ favourite player എന്ന് പറഞ്ഞാ വിരാ വിരാട് കോഹിലി അല്ലാത്തെ ആരുമില്ല. ധോണീനെ ഇഷ്ടം തന്നെയാ. പക്ഷേ, എന്നാലും എനിക്കെന്തോ വിരാട് കോഹിലിനെ ആണ് അത്യാവശ്യം support ചെയ്യാന്‍ എനിക്ക് തോന്നണത്. എന്താന്ന് അറിയില്ല. അല്ലാ ഈ cricket ഉം football ഉം വച്ച് നോക്കുമ്പോഴേ ആര്‍ക്കാ ഏറ്റവും കൂടുതല് fans വരണത്. cricket ആണോ fansfootball ഇനാണോ fans. അന്‍റെ അറിവില്‍ ആര്‍ക്കാണ്‌ fans അധികം. Cricket ഉം, football ഉം താരതമ്യം ചെയ്യുകയാണെങ്കില്‍ ഏറ്റവും കൂടുതല്‍ fans football ഇനാണ്. അല്ല football എന്ന് വച്ച് കഴിഞ്ഞാല്‍ ലോകം കണ്ടത്തില്‍ വച്ച് ഏറ്റവും കൂടുതല്‍ ആരാധകരുള്ള കളിയാണ്‌ football. തൊട്ട് താഴെയായിട്ട് tennis അങ്ങനെ എന്തൊക്കെയോ ആണ്. Cricket ഒന്ന് കൂടി താഴെ level ആയിട്ടാണ് വരുന്നത്. എന്നാലും ഒരു കളി വച്ചു നോക്കുകയാണെങ്കില്‍ cricket എന്ന് വച്ച് കഴിഞ്ഞാല് കൂടുതല്‍ കളിക്കാരും, കൂടുതല്‍ കാണികള്‍ ഒന്നും കാണാത്ത ഒരു കളിയാണ്. നേരെമറിച്ച്, football ആണെന്നുണ്ടെങ്കില്‍ കൂടുതല്‍ ആരാധകരും, കാര്യങ്ങളും ഉള്ള ഒരു കളിയായിട്ടാണ് നമ്മള് football ഇനെ കണക്കാക്കുന്നത്. Cricket എന്ന് വച്ച് കഴിഞ്ഞാല് കൂടുതല്‍ നിന്നെപോലത്തെ പ്രായമുള്ള ആള്‍ക്കാര് കളിക്കുന്നതാണ്. അതായത്, cricket കളിക്കാന്‍ interest ഉണ്ടാവുല്ല. അതേപോലെ നിന്നെപോലെ അത്രയുള്ള ആള്‍ക്കാര്‍ക്ക് ഇപ്പൊ football കളിക്കാനാവും interestFootball കളിക്കുമ്പോ football ഇന്‍റെ interest ഇല്‍ ആള്‍ക്കാരുണ്ടാവും Cricket കളിക്കുമ്പോ അതിനു interest ഉള്ള ആള്‍ക്കാരുണ്ടാവും. എനിക്ക് എന്ന് വച്ച് കഴിഞ്ഞാല് രണ്ടു കളിയും ഞാന്‍ ഒരുപോലെയാണ് കാണുന്നത്. Football ആകുമ്പോ football ഇന്‍റെ team ഇ നമ്മളത് കാണും. അത്രയ്ക്കും interest ആണ്. Worldcup ഉം, കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോ football ഭയങ്കര interest ആണ്. അതേപോലെ തന്നെ cricket കാര്യങ്ങള് അതായത് cricket world cup ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇന്‍ഡ്യയില്‍ world cup നടന്നു. അപ്പൊ എന്‍റെ team ആസ്ട്രേലിയ cup എടുത്തു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം, ഒരു മൂന്ന് ball ഇന് പതിനെട്ട് runs ഇന് അടിച്ചു ജയിപ്പിച്ചയാള്‍ക്ക് ആ കളി കണ്ടപ്പോ ഭയങ്കര interest തോന്നി. പിന്നെ കൊഹിലി ഇപ്പൊ എങ്ങനെയാ കളിയിലിപ്പോ ബാംഗ്ലൂരില് കളി കാഴ്ച വയ്ക്കണുണ്ടോ? ഇപ്പത്തെ ഓന്‍റെ കളീന്നു പറഞ്ഞാ വലിയ കളി അവന്‍ കാഴ്ച വക്കണില്ല. എന്നാലും

ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞാ ഒരു വികാരം ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കൊറവാണ്. അപ്പൊ ഇങ്ങടവിടെ എങ്ങനെയാ ഒരു ദിവസം എത്ര ആള്‍ക്കാര് ഉണ്ടാകും maximum ഞങ്ങടവിടെ പയിനാല് ഒരു team ഇലെ ഏഴ് ആള്‍ക്കാര് വച്ചിട്ടെ പിന്നെ പതിനാല് ആള്‍ക്കാരൊക്കെ total ഉണ്ടാകും. അവിടെ എങ്ങനാ എത്ര ആള്‍ക്കാര് ഉണ്ടാകും? ഞങ്ങടവിടെ നീ പറഞ്ഞപോലെ നിന്‍റെ അവിടെ ചെലപ്പോ ഞങ്ങള് ആറേഴു ആളുകളും ഉണ്ടാവില്ലേ. ഇന്നിവിടെ ഞങ്ങള് കളിച്ചപ്പോ ഇന്ന് ഇപ്പം ഞങ്ങള് കളി കളിച്ചു. ഇന്നിപ്പം രാവിലെ ഞങ്ങള് നോമ്പായത് കൊണ്ട് ഒന്നൊന്നര മണിക്ക് ഞങ്ങടെ നാട്ടില് ഒരു സ്ഥലോണ്ട്. അവിടെ പോയി കുളിക്കാന്‍ പോയി. കുളിക്കാന്‍ പോയി വന്നിട്ടു ഞമ്മള് ഒരു friend വിളിച്ചപ്പോ പറഞ്ഞു അത് കളിക്കു ഭയങ്കര interest ഇലാണ്. അപ്പൊ അവന്‍ പറഞ്ഞു കളിക്കാന്‍ വരീ എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അവിടുന്ന് ഒരു നാലരക്കു പോയി. നോമ്പായോണ്ട് ഞങ്ങള് കുളിക്കാന്‍ പോയതാ interes നല്ല ഒരു അടിപൊളി സ്ഥലോണ്ട്. അപ്പൊ അവിടെ കുളിക്കാന്‍ പോയി. കുളിക്കാന്‍ പോയി വന്നപ്പോ ഓന്‍ പറഞ്ഞു. വാ നമുക്ക് cricket കളിക്കാന്‍ പോവാല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞമ്മള് ആയിക്കോട്ടെ, ഞങ്ങള് വരാം എന്ന് ഞങ്ങള് അഞ്ചുമണി ആയപ്പോഴത്തേനും എത്തി. അപ്പൊ നാട്ടില്‍ ഒക്കെ പൊതുവേ ആള്‍ക്കാര് ഇപ്പൊ friend ഉം, company ആണ്. അപ്പൊ ഗള്‍ഫില് പോലെ പണീം കളിക്കാന്‍ ഇപ്പം ആള്‍ക്കാരും ഇല്ല. അപ്പൊ ഞങ്ങള് എന്തു വച്ചാല് ഉള്ള ആള്‍ക്കാരെ തട്ടിക്കൂട്ടി. അപ്പൊ ഞങ്ങള് നീ പറഞ്ഞപോലെ പതിന്നാല് ആള്‍ക്കാര് ഞങ്ങള് ഉണ്ടായിരുന്നില്ല. ഞങ്ങള് വെറും ഏഴ് ആള്‍ക്കാര്. അപ്പൊ ഇല്ലേ interest ഉള്ള ഏഴ് ആള്‍ക്കാരെ കൊണ്ട് പോയി ഞങ്ങളങ്ങനെ കളിച്ചു. അങ്ങനെയാണ് ഞങ്ങടെ കളികള്. അതായത് ഇപ്പൊ കൂടുതല് കളിക്കാരൊന്നും ഉണ്ടാവുന്നില്ല ഞങ്ങള്‍ക്ക് കളിക്കാനൊന്നും.

ആഹ് ഇവിടെ പതിന്നാല് ആള്‍ക്കാരൊക്കെ കളിക്കനുണ്ടാവും. ഇപ്പൊ ഇപ്പൊ കൊറച്ച് കാലായിട്ട് പക്ഷേ ആദ്യത്തെ കളിക്കാരൊന്നും ഇല്ല. ഒക്കെ കുട്ടികളാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാ

എന്താണ് ഒരു ഇല്ലാതെ കളിക്കുയാണിപ്പോ. എന്നാലും ആള്‍ക്കാരൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ എന്നാലും cricket ഇലാണ് ആള്‍ക്കാര്‍ക്ക് എപ്പോഴും ഒരു interest. എന്താന്നറിയില്ല. ഒരു football എന്നൊക്കെ പറഞ്ഞാല്‍ ഒരു വയസ് വരെയുള്ളൂ നമുക്ക് ഒരു ഇത്. കളിക്കാനൊക്കെ ഒരു ഇത് ഉണ്ടാകും. Cricket എന്ന് പറഞ്ഞാല്‍ നമുക്ക് ഏതു വയസ്സിലും കളിക്കാനും പറ്റും. ഏ ഒര interest ഉണ്ടാകുന്ന ഒരു game ആണ് cricket വയസ് ഒരു പ്രശ്നമായി തോന്നണില്ല. അവിടെ എങ്ങനാ വയസായ ആള്‍ക്കാരോക്കെ cricket കളിക്കണുണ്ടോ അവിടെ?

ഞങ്ങടവിടെ പണ്ട് ഇതേമാതിരി കളിച്ചിരുന്നു. അന്ന് ജ്ജ് പറഞ്ഞ മാതിരി ഞങ്ങള് മുപ്പത് മുപ്പത്തഞ്ചു വയസുള്ള ആള്‍ക്കാര് വരെ കളിച്ചിരുന്നു. അതില്‍ തന്നെ ചെലപ്പോ പതിനഞ്ചു വയസായ ചെക്കന്മാര് ഉണ്ടാകും. ഒരു ഐക്യത്തില് കളിച്ചിരുന്ന ഒരു കളി ഇപ്പൊ ഞങ്ങള് ചെക്കന്മാര് കളിക്കണ കളീല് അത്ര വലിയ

ഇപ്പൊ അങ്ങനെ കൊറേ ആള്‍ക്കാരൊന്നും കളിക്കാനില്ല. അന്ന് കളിച്ചപ്പോ കുറെ ആള്‍ക്കാര് ഉണ്ടാരുന്നു. ഇപ്പൊ വല്യ ഇതൊന്നും ഇല്ല. കളിക്കാന്‍ ആള്‍ക്കാരും, കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ഞങ്ങളിപ്പോ ഒരു അഞ്ചെട്ടു ആള്‍ക്കാര് കൂടിട്ടാണ് കളിക്കല്. കൊറേ ചെറുപ്പക്കരുണ്ടാകും. കുറെ പ്രായമുള്ള ആള്‍ക്കാര് ഉണ്ടാകും. അങ്ങനത്തെ ഇത് ഉണ്ട്. cricket ഉം, കാര്യങ്ങളുമൊക്കെ. പിന്നെ ഇപ്പൊ നിങ്ങടെ അവിടെ കളിക്കുമ്പോ പ്രായമുള്ള ആള്‍ക്കാര് കളിക്കാന്‍ വരലുണ്ടോ? ആഹ് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ കൊറവാണ്. എന്നാലും ആള്‍ക്കാര് വരും. കാരണം cricket ആയോണ്ട്. Football ആകുമ്പോ നമുക്കൊരു age ഇതുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല. Football എന്ന് പറയുമ്പോ നമുക്കൊരു അല്ല ഈ football cricket എന്ന് പറയുമ്പോ നമ്മക്ക് വല്യ

ഇപ്പൊ വയസ്സോന്നും നോക്കൂല. അവര് കളിക്കാനൊക്കെ വരും. ഏർ അങ്ങനെ നല്ല ആള്‍ക്കാരുണ്ടാകും കളിക്കാന്. ഇവിടിപ്പോ നിങ്ങള് എങ്ങനെ കളിക്ക~ cricket tournament ഇന് ഒക്കെ പോവാറുണ്ടോ? ആഹ് cricket tournament ഉം കാര്യങ്ങളും ഒക്കെ ഞങ്ങടെ നാട്ടില്‍ ഇതേമാതിരി ന്‍റെ tournament ഉം, കാര്യങ്ങളും നടക്കണുണ്ട്. അപ്പം ഞങ്ങള് ഇവിടുന്നു രണ്ടെട്ട് ചെക്കന്മാര് തട്ടിക്കൂട്ടി ഞങ്ങള് പോകലും, കാര്യങ്ങളും ഒക്കെ കളി ജയിക്കലൊന്നുമില്ല. കാരണം എന്ന് വച്ച് കഴിഞ്ഞാല്‍ ഒത്തിരി കളി അറിയുന്ന ഒന്ന് രണ്ടു ഒരുപാട് teams ഉണ്ട് ഞങ്ങടവിടെ. ഞങ്ങടെ panchayath ഇല്‍ തന്നെ ഒരുപാട് teams ഉണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങടെ കളീന്‍റെ interest ഇന് വേണ്ടി ഞങ്ങള് fees ഉം, കാര്യങ്ങളും കൊടുത്ത് എന്നാലും ഞങ്ങള് പോകലുണ്ട്. ഏ അപ്പൊ കളി ജയിക്കലും, കാര്യങ്ങളുമൊന്നുമില്ല. എന്നാലും ഞങ്ങടെ interest അനുസരിച്ചു പോകലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ല നിങ്ങടവിടെ team ഇലും കാര്യങ്ങളും പോകലുണ്ടോ? ഞങ്ങള് പോയിരുന്നു. ഇപ്പൊ പോകലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം cricket വല്ലോം കളിക്കാവുന്നവര്‍ക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ cricket tournament ഒക്കെ പോകലുണ്ട്. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷമേ അല്ലാണ്ട് പോയിട്ടില്ല. Vaccation ഉ ഞങ്ങള് ഒരു രണ്ടുതവണയായിട്ട് പൊയ്ക്കണു. കൊറോണയ്ക്ക് മുമ്പെന്നു പറഞ്ഞാല്‍ അധികം ആള്‍ക്കാരും ഉണ്ടാവും. Tournament എവിടെക്കേട്ടാലും ഞങ്ങള് പോവും. ഇത് കളിച്ചു ആള്‍ക്കാരും ഉണ്ടാകും കളിക്കാന്. കൊണ്ടുപോകാനും ആള്‍ക്കാര് ഉണ്ടാകും. അടിപൊളി ആയിരുന്നു അന്നൊക്കെ. പിന്നെ പറഞ്ഞില്ലേ കൊറോണയ്ക്ക് ശേഷം കൊറേ ആള്‍ക്കാര് ഗള്‍ഫിലും കുടുങ്ങിയേ. ഗള്‍ഫില് പോയിട്ട് അങ്ങനെ

അത് തന്നെ support ചെയ്യാന്‍ ആളില്ല. എന്ത് കളിക്കുകയാണെങ്കിലും support ചെയ്യാന്‍ ആളുണ്ടെങ്കിലെ കളി അറിയാത്തവരും കളിച്ചു പോകും. Cricket ഇനെ സംബന്ധിച്ചടുത്തോളം അതിന്‍റെ അതായത് അതിനെ മുന്നോട്ടു നയിക്കാന്‍ കുറച്ചു ആള്‍ക്കാരുണ്ടേ നമ്മടെ team ഒക്കെ എന്നോ അപ്പൊ നമ്മള് നല്ല അടിപൊളി team ആയി മാറിയേനെ. അതായത്, കളിക്കാനുള്ള പന്തും, bat ഉം കാര്യങ്ങളും, അതേപോലെ ground ഉം കാര്യങ്ങളും ground ഇല്ലാത്ത പ്രശ്നമാണ് ഞങ്ങള്‍ക്ക് കൂടുതലായിട്ട് വരുന്നത്. ഞങ്ങള്‍ക്ക് football കളിക്കനായാലും, cricket കളിക്കാനായാലും ഞങ്ങള് ഒന്നൊന്നര kilometer പോയിട്ട് വേണം ഞങ്ങള്‍ക്ക് ഇതുപോലെ കളിക്കാനൊക്കെ. അപ്പൊ അതിന്‍റേതായ മടിപിടിച്ച് പ്രായത്തിനനുസരിച്ച് അല്ലേ. മടീം കാര്യങ്ങളും ഒക്കെ കൂടുതല് time വരുന്ന പ്രായമാണ്. അപ്പൊ ആ time ഇല് മടീം കാര്യങ്ങലുംന്‍ ഒണ്ടെങ്കില്‍ തന്നെ ഞമ്മക്ക് കളിക്കാനും, ഒന്നിനും ആളുണ്ടാവില്ല. അങ്ങനെ മടിപിടിച്ച പ്രായത്തീ ഇരുന്നു പണ്ടൊക്കെ. അപ്പൊ ground ഉണ്ട് എന്നുണ്ടെങ്കില്‍ ഞങ്ങടെ ഒക്കെ team എന്നേ മെച്ചപ്പെട്ടേനെ. പിന്നെ നിങ്ങടെ അവിടെ ground എടുത്താണോ? അതോ കൊറേ പോവാനുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എടുത്ത് വല്ലാണ്ടെ ദൂരം ഒന്നും അല്ല. എന്നാലും ഞങ്ങള് ഇപ്പൊ നീ പറഞ്ഞില്ലേ മടിപിടിച്ച് എന്ന് പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും നടന്നു പോകാനുള്ള ദൂരം തന്നെയുള്ളൂ. അത്യാവശ്യം ഒരു പത്ത് എണ്ണൂറ് meter ഏ ഒള്ളൂ പോവാന്. എന്നാലും അധികം എല്ലാരും വണ്ടി എടുത്താ വരല്. ഏർ എല്ലാരും നടന്നു വരലില്ല. ഞങ്ങള് എല്ലാരും വണ്ടീമെ തന്നെയാണ് പോക്ക്. നീ പറഞ്ഞ പോലെ തന്നെ ground ഒരു പ്രശ്നാണ്. ഞങ്ങടെ ground എന്ന് പറഞ്ഞാ ഏതു നിമിഷവും പോവും അങ്ങനെ നിക്കുവാണ്. കാരണം, സ്വന്തമല്ലല്ലോ. അപ്പൊ ഏതു നിമിഷവും പോവാതിരിക്കാന്‍ ഞങ്ങള് ഇങ്ങനെ കളിക്കുമ്പോഴോക്കെ പേടിച്ചു കളിക്കുവാണ്. ഇപ്പോള്‍ ഇനി പോയാ എന്താ ചെയ്യാ എന്നൊക്കെ കരുതീട്ട് അവിടെ എങ്ങനെയാ ground ഇന്‍റെ അവസ്ഥ. സ്വന്തം അതിരാ? Ground അടുത്തല്ലടാ. കൊറേ പോവാണ്ട്. ഏകദേശം ഒരു ഒന്നൊന്നര kilometer പോവാ ഒണ്ട് ground ഇലേക്ക്. എല്ലാരും ഞങ്ങള് interest ഉള്ള ചെക്കന്മാരെ കൂട്ടിട്ട് അഞ്ചെട്ടു ചെക്കന്മാരെ കൂട്ടിട്ട് ഞങ്ങള് നോമ്പാവോണ്ട് പിന്നെ വണ്ടീം, കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ഞങ്ങള് അഞ്ചെട്ടു ചെക്കന്മാര് അങ്ങനെ പോകലുണ്ട്. എന്തായാലും കളി ഞങ്ങള്‍ മൊടക്കല്‍ ഒന്നും ഇല്ല. കളി നല്ല ഒന്നാമത് cricket എനിക്ക് കൂടുതല്‍ interest കളിയാണ്‌. അപ്പൊ ഞങ്ങള് ഇതേമാതിരി എനിക്ക് ഇന്‍ഡ്യ പോലെ തന്നെ വേറെ ഒരു ചെക്കന്‍ കൂടിയുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടാളും ഇബടെ കൂടിയെങ്ങാണ്ട് കളി ഇങ്ങനെ ആള്‍ക്കാരെ ഒക്കെ തട്ടി കൂട്ടി ഞങ്ങള് അങ്ങനെ പോവും. പിന്നെ അന്‍റെ പ്രായത്തിലുള്ള ചെക്കന്മാരോക്കെ cricket കളിക്കാന്‍ വരലുണ്ടോ? ആഹ് എന്‍റെ പ്രായത്തിലുള്ള ചെറുക്കന്മാരൊക്കെ ഞങ്ങള് cricket കളിക്കലുണ്ട്. ഞങ്ങള് ഇനി നാളെ ഞങ്ങള് പോണം. ആയിക്കോട്ടെടാ, ഞാന് പിന്നെ വിളിക്കാം. Okay hello

ചെറിയൊരു തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാ

ഇന്ന് കുറച്ചു work ഉണ്ടായിരുന്നു അത് തന്നെ ആഹ് എന്നിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു പണ്ട് നമ്മളെ ഓ പണ്ടത്തെ കാര്യവും ഇപ്പോളത്തെ കാര്യഗങ്ങളൊക്കെയേ പണ്ടത്തെ കാലത്ത് british കാർ ഭരിച്ചിരുന്നതും ഇപ്പൊ നമ്മളെ ഇപ്പോത്തെ ഉള്ള ഭരണവും തമ്മിലുള്ള വ്യത്യാസം പണ്ട് east ഇന്ത്യ company ഭരിച്ചിരുന്നു ഏർ ആ സംഭ ആ സമയത്തു നമ്മളെ ഈ ഇന്ത്യയിലുള്ള ആൾക്കാര് ഒരുപാട് ഉം ചൂഷണങ്ങൾ അനുഭവിച്ചിനിടെ

ഇപ്പൊ ഉള്ള ഈ സമൂഹത്തിൽ ഈ കുട്ടി ഏർ കുട്ടികൾക്ക് ഇതൊന്നും അറീല ഇതിനെക്കുറിച്ചിട്ടു പണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളും അനക്ക് ഏർ പണ്ടത്തെ കാര്യ ഇപ്പോത്തെ കാര്യവും എന്ത് ഏർ എങ്ങനെയാ അറിയാ ഉം എനിക്ക് കുറച്ചൊക്കെ അറിയ ഇങ്ങനെ british കാര് മറ്റേ ഇന്ത്യയിലേക്ക് വന്നതും ഓരോ കാര്യം എങ്ങനെ ആയിരുന്നു മറ്റേ ഏർ അനുവാദം ചോദിച്ച അതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാ ഏർ അനക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരണോ ആഹ് പറഞ്ഞാട്ടെ എനിക്ക് അതില് കുറച്ചൊക്കെ അറിയാ അത് ഭരണങ്ങൾ കുറച്ചിചക്കറിയാ ആഹ് എന്നാലും ഒന്നൂടി അറിയണം അനക്കറിയുന്ന പറ അത് east ഇന്ത്യ company ത്തോടെ ആയിരത്തി അറന്നൂറാമത്തെ ആണ്ടില് അവസാന ദിവസം british തലസ്ഥാനം east ഇന്ത്യ company ട്ടോ ഇന്ന് english east ഇന്ത്യ company ഇതേ തുടർന്നു company യുടെ ഒരു പ്രതിനിധി ഇന്ത്യയിൽ എത്തുകയും പുറത്തു കച്ചവടം തുടങ്ങാൻ അന്നത്തെ മുഗൾ ഭരണാധികാരികളിൽ നിന്നും അനുവാദം നേടിയെടുക്കുകയും ചെയ്തു

ആയിരത്തി അറന്നൂറ്റി പന്ത്രണ്ടിൽ സൂറത് അഴിമുഖത്ത് വച്ച് english നാവിക സൈന്യം തടസം നിന്ന് portuguese നാവികരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതോടെ വ്യാപാര സാധ്യതകൾ തെളിഞ്ഞു വന്നു അങ്ങനെ ആയിരത്തി അറന്നൂറ്റിപതിനെട്ടിൽ british ആഡംബര british ambassador എന്ന നിലയിൽ sir തോമസ് റോ അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർനെ ഔദ്യോഗികമായി സന്ദർശിക്കുകയും വ്യാപാര കരാർ രൂപീകരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ english company ക്ക് പ്രത്യേക ആവശ്യ അവകാശങ്ങൾ നൽ നൽകപ്പെട്ടു പകരം സമുദ് സമു സമുദ്രയാത്രയിൽ portuguese കാരുടെ അക്രമങ്ങളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കാ അഹ് ഉറപ്പാക്കേണ്ടത് english കാരുടെ ചുമതലയായിരു ചുമതലയായി

സൂറത്തിൽ നിന്നും ബോംബെക്ക് മാറ്റി portuguese അതിനിടയിൽ ഉണ്ടായിരുന്ന ബോംബെ പോർറ്റ് portuguese രാജകുമാരിയെ വിവാഹം കഴിച്ചതിലൂടെ english രാജാവിന് സ്ത്രീധനമായി ലഭിച്ചു അദ്ദേഹം ഇത് east ഇന്ത്യ company ക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെ തന്നെ ആയിരത്തി അറന്നൂറ്റി നാൽപ്പതിൽ ഉരു പ്രാദേശിക ഭരണാധികാരിയിൽ നിന്നും പാട്ടത്തിനെടുത്ത മദ് മദ്രാസിൽ company ഒരു factory നിർ നിർമ്മിച്ചു factory ബംഗാളിൽ കൽക്കട്ട കൽക്കട്ടക്കടുത്ത് ഹുഗ്ലിയിൽ സ്ഥാപിച്ചു അങ്ങനെ ആയിരത്തിഅറുന്നൂറ്റി ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറിൽ കൽക്കട്ടയും company സ്വന്തമാക്കി പതിനേഴാം നൂറ്റാണ്ടിലൂടെ ഉടനീളം company യുടെ മുഗൾ ഭരണാധികാരികൾ തമ്മിൽ രമ്യമായ ബന്ധം നിലനിന്നു മുഗൾ ഭരണാധികാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് company അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൽ company മുഗൾ സൗഹൃദബന്ധങ്ങ ത്തിൽ ഒരിക്കൽ മാത്രമാണ് വിള്ളൽ വീണത് company യുടെ chairman ആയിരുന്ന sir ജോസ് ജോസിയ ചൈൽഡിനെ ഇന്ത്യയിൽ എക്കാലത്തെക്കും ആധിപത്യം സ്ഥാപിക്കാനാവശ്യമായ അടിത്തറ പണിയാൻ സമയമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ തുടക്കം അനക്ക് അതിനെപ്പറ്റി എന്തൊക്കെ അറിയാ

നമ്മളെ east ഇന്ത്യ company ഒക്കെ തമ്മില് french കാര് east ഇന്ത്യ company ഒക്കെ തമ്മില് നടന്നില്ലേ യുദ്ധങ്ങള് ആഹ് കർണാടിക് യുദ്ധങ്ങളുണ്ടല്ലേ മൂന്നേണം ഒന്നാമത്തെ യുദ്ധം നടന്നത് നമ്മളെ ആയിരത്തി എഴുനൂറ്റി നാപ്പയില്

ആഹ് ഇതില് english french കാര് english കാരെ പരാജയപ്പെടുത്തുകയാ ചെയ്തത് ഈ യുദ്ധത്തിൽ first ത്തെ യുദ്ധത്തിൽ

ഈ മാ english കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന മദ്രാസ് ഏർ french കാര് പിടിച്ചെടുത്തു

ഏർ ഇതൊരു സമാധാന കരാറിലൂടെ അത് തിരിച്ചു കൊടുത്തു ഏർ പിടിച്ചെടുത്ത പ്ര പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു

അതേമാതിരി തന്നെയാണ് ഈ രണ്ടാമത്തെ ഏർ കർണാടിക് യുദ്ധം ഉണ്ടായത് അതിലും ആഹ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് അത് ഉണ്ടായത് കർണാടിക് യുദ്ധം രണ്ടാമത്തെ

ഉം ഇതില് ഹൈദരാബാദിലും ആഹ് അതായത് ഹൈദരാബാദിലും കർണാടക രണ്ടും തമ്മിലുള്ള ഏർ അനന്തരാവകാശത്തെ ചൊല്ലിട്ടുള്ള പ്രശ്നായിരുന്നു

ഏർ ഹൈദരാബാദിൽ french കാര് വിജയം നേടി അപ്പൊ കർണാടകയിൽ ഏർ വിജയം നേടിയത് നമ്മളെ ഏർ english കാരായിരുന്നു രണ്ടു ചേരികളിലും ഓരോ ഏർ വിജയം നേടി

ഇതും അവസാനം നമ്മളെ സമാധാന കരാറിലൂടെ അങ്ങനെ ഏർ ഒപ്പു വച്ച് സമാധാന കരാറിലൂടെ ഒപ്പു വച്ച് അങ്ങനെ ഏർ യുദ്ധം അവസാനിപ്പിച്ചു പിന്നെ മൂന്നാം കർണാടിക് യുദ്ധം അയില് ഏർ നമ്മളെ french കാരെ അത് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി അറുപയിലാണ് ഈ രണ്ടു യുദ്ധങ്ങൾ french കാരാ ജയിച്ചത് ആദ്യത്തെ രണ്ടു യുദ്ധത്തിൽ മൂന്നാമത്തെ യുദ്ധത്തില് french കാര് english കാരെ ഏർ english കാര് പരാജയപ്പെടുത്തി french കാരെ എന്നിട്ട് ഭരണം english കാര് നേടിയെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടന്നെ ഈ പ്ലാസി യുദ്ധമൊക്കെ വന്നിന് പ്ലാസി യുദ്ധമൊക്കെ അറിയോ ആഹ് അനക്ക് അങ്ങനെ അറിയു ഒന്നും ഇല്ല പ്ലാസി യുദ്ധമൊന്നും ആഹ് english ഭൂഖണ്ഡത്തിലെ british രാഷ്ട്രീയമേധാവിത്ത വികസനത്തെ അതായത് ഏർ british കാരെ വികസനം അത്ര എളുപ്പമായിരുന്നില്ല ഇപ്പൊ ഏർ ഇന്ത്യ ക ഏർ customs തീരുവ അടക്കാതെയൊക്കെ അതായത് നികുതി അടക്കാതെയൊക്കെ english കാർക്ക് കച്ചവടം ചെയ്യാനുള്ള അഹ് അനുമതി അന്നത്തെ നവാബ് കൊടുത്തു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഈ east ഇന്ത്യ company യിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്ത് കാട്ടി സ്വന്തമായിട്ട് വ്യാപാരം നടത്തി വൻ ലാഭങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി ഇതിൽ ഏർ main ആയിട്ട് നിന്നിന്ന ആള് അലി വർധി ഖാൻ ആണ് അതായത് അന്നത്തെ നവാബ് english കാര് പിന്നീട് ഈ നവാബുനോടായിട്ട് ഏർ വൻ ശത്രുത പുലർത്തി എന്നിട്ട് നവാബിനെ മാറ്റം ചെയ്തു പിന്നീട് വന്ന ഏർ നവാബായിരുന്ന് സിറാജു ദൗള ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിലായതാന്ന് മൂപ്പര്

ഏർ സിറാജ് ദൗള വന്നതും കാ അലിവർധി ഖാനിനേക്കാളും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാ ചെയ്തത് അത് english കാരും സിറാജ് ദൗളയും തമ്മിലുള്ള ഒരു വാ സംഘ ഏർ സംഘർഷത്തിലേക്ക് വഴിയൊരുക്കിയെ ആഹ് പിന്നെ english കാര് അവരുടെ ആയുധങ്ങൾ ഒക്കെ ഒളിപ്പിക്കാൻ വേണ്ടിട്ടു കോട്ടകൾ കെട്ടി സ്ഥാപിച്ചു ഇത് ഞമ്മളെ ആയിരത്തി എഴുന്നൂറ്റി

അല്ല അമ്പതിആറു വരെ ഇതില് അതെ മാതിരി കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് ഒക്കെ കുറെ ബക്സർ യുദ്ധം അതെ മാതിരി യുദ്ധം പ്ലാസി യുദ്ധം പിന്നെ ഈ ആംഗ്ലോ മൈസൂർ ബന്ധങ്ങൾ അറിയുമോ അതായത് നമ്മളെ ടിപ്പുസുൽത്താനും പിന്നെ ഹൈദരാലിയും അതൊക്കെ തമ്മിലുണ്ടായത് ഹൈദരാലി

ആഹ് ടിപ്പുസുൽത്താൻ്റെ മകനല്ല ഹൈദരാലിയുടെ മകനായിരുന്നു ടിപ്പുസുൽത്താൻ ആഹ് ആഹ് ആ